സദ്യ ആഹ് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം സദ്യ ഒരുക്കുമ്പോ എന്തൊക്കെയാ ഉണ്ടാക്കുന്നെ അതിനാത്ത സദ്യക്കകത്ത് പരിപ്പ് പപ്പടം ഓ നമ്മള് മലയാളികളുടെ അടുത്ത് സദ്യക്ക് എന്തൊക്കെയാ ഉണ്ടാക്കുന്നെ ന്ന് ചോദിക്കാൻ പറ്റുമോ മലയാളികൾ സദ്യയ്ക്ക് എത്ര കൂട്ടം ഇതാണ് ഉണ്ടാക്കുന്നത് ആഹ്

എന്തൊക്കെ അവിയല് തോരൻ

ആഹ് പ്രഥമൻ സേമിയ പപ്പടം hello hello

ആഹ് പച്ചടിയുണ്ട് പിന്നെ ഇഞ്ചിക്കറി നാരങ്ങാഅച്ചാറ് ഏർ കടുമാങ്ങ അല്ലെ മാങ്ങാ അച്ചാറ് പിന്നെ എന്തുവാ പഴം വെക്കും ഉപ്പേരി പിന്നെന്തുവാ

അതെ കൈനീട്ടം കൊടുക്കണം കൈനീട്ടം വാങ്ങണം കൈനീട്ടം വാങ്ങിക്കണം പുതിയ dress പുതിയ ഏർ വസ്ത്രമണിയണം അമ്പലത്തിൽ പോയി അമ്പലത്തിൽന്നു കൈനീട്ടം വാങ്ങണം അതിൻ്റെയാ ഒന്നാമത്തെ കാര്യം ആഹ് ശരിയാണ് അമ്പലത്തിൽ പോകണം കൃഷ്ണൻ്റെ അമ്പലത്തില് അല്ലെ കൃഷ്ണൻ്റെ അമ്പലത്തില് പോകണം ആട പോയി തൊഴുത് കൈനീട്ടം വാങ്ങിക്കണം പുതിയ

പാൽപ്പായസം ശരിയാ എന്താണ് വിഷുൻ്റെ ഈ പുറകിലുള്ളത് ഐതിഹ്യം അതറിയാമോ ഐതിഹ്യം എന്ത് കൃഷ്ണൻ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപെട്ടതാണെന്ന് എന്തോ ആണെന്നറിയാം ഉം അത്രയേ അറിയത്തുള്ളു പിന്നെ ഒരു വർഷം ഇത് കണ്ടു കഴിഞ്ഞാ ഒരു വർഷത്തേക്ക്

അതിനു അതും ഉണ്ടല്ലോ മറ്റേ ആഹ് ഇതുപോലെ ഇങ്ങനെ എന്തുവാ എന്തുവാ പറയുന്നേ അതിനിപ്പോ ഈ കാർഷിക ഈ സാധനങ്ങളൊക്കെ വെക്കുന്നതെ ആഹ് കാർഷിക വിളയെല്ലാം വെക്കും ചേന ചേമ്പ് ല്ലേ ചേന ചേമ്പ് കാച്ചില് ആഹ് ചീനി ഇതൊക്ക വെക്കും ആഹ് അത് ഈ ക കർഷകർക്ക് കൂടുതൽ അതിനോട് താൽപര്യം കര്ഷകര് ഉണ്ടാകുമ്പോ അതൊക്കെ വച്ച് അതാണ് ഈ കാണുന്നത് അങ്ങനെ മയിപ്പീലി മയിൽ‌പീലി വെക്കും

ആഹ് പിന്നെ കൃഷ്ണനെ നല്ലതായിട്ട് ഒരുക്കണം അതെ കഴിഞ്ഞാഴ്ച ഞങ്ങള് ഗുരുവായൂര് അമ്പലത്തിൽ പോയായിരുന്നു ശ്രീകൃഷ്ണൻ്റെ അമ്പലം അറിയില്ലേ

ആഹ് അത് ഞാന് കണ്ടിരുന്നു ഞാന് മയില് ആഹ് ഞാൻ അത് കണ്ടായിരുന്നു ഓരോ ചിത്രത്തിലേതു ഞാൻ കണ്ടു മയി ഈ കണിക്കൊന്നയുടെ ഒരു പൂവ് പൂവ് തൂക്കിയിട്ടിരിക്കുന്നത് ആഹ് ആഹ് അത് തന്നെ അത് തന്നെ ആഹ് അത് നല്ലതാ അല്ലെ ഇവിടെയും ഞങ്ങള് ഇപ്പോം സദനം മേടിക്കാൻ പോയപ്പോ അവിടെ ഉണ്ടായിരുന്നെ ഈ ഈ കണിക്കൊന്നയുടെ ആഹ് hello

അതിനെത്ര അറുപത് രൂപയുടെ ആഹ് മയില്പീലിയുടെ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നല്ലോ നിൻ്റെ കയ്യില് എൻ്റെ കയ്യിലുണ്ട് എനിക്ക് അത് എനിക്കത് ഭയങ്കര ഇഷ്ടവാ ഈ മയിൽപ്പീലിയുടെ എന്ത് സാധനം കണ്ടാലും എനിക്ക് അത് ഭയങ്കര ഇഷ്ടാ അപ്പൊ ഞാൻ എല്ലാ തവണ പോവുമ്പോളും വാങ്ങും ഇപ്രാവശ്യവും വാങ്ങി

നാളത്തെ കണിക്ക് നാളത്തെ കണിക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുവായിരുന്നു

മത്തങ്ങ കുമ്പളങ്ങ ആഹ് ഞാനാ മത്തങ്ങ കുമ്പളങ്ങ ആഹ് മുന്തിരി മാങ്ങ ആപ്പിൾ ഓറഞ്ച് ആഹ് കൈതച്ചക്ക പഴം ചക്ക ഉണ്ടല്ലോ അത് ഒക്കെ വച്ചോണ്ടിരിക്കുന്ന് ആണോ ക്കൊരു ചിത്രം അയച്ചു തരണേ

എങ്ങനെ നാളെ രാവിലെ എഴുന്നേറ്റ് ഏർ സാരിയൊക്കെ ഉടുക്കണം അല്ലെ നാളെ ആഹ് രാവിലെ രാവിലെ ശരിക്കും ശരിക്കും പറയുന്നത് നമ്മള് രാവിലെ കുളിച്ച് ഐശ്വര്യമായിട്ട് കണി കാണണം ന്നാണ് പറയുന്നത് പക്ഷെ നമ്മക്ക്

ആഹ് അത് ശരിയാ പക്ഷെ കണ്ണും അടച്ചു വന്നു കഴിയുമ്പോളത്തേലു അതല്ലേ നമ്മുടെ ഒരു ആചാരം

അടച്ചിങ്ങനെ ഒരാള് കൊണ്ടുവരുന്നു പിന്നെ അത്

ആഹ് അതെ പക്ഷെ ശെരിക്കും പറഞ്ഞാ ഈ ആദ്യം നമ്മളെ ഈ കാണിക്കുന്നു ഇപ്പൊ നമ്മുടെ അമ്മമാരായിരിക്കുല്ലേ പക്ഷെ അവര് അവർക്കത് ശരിക്ക് കണി കാണാനായിട്ട് പറ്റുന്നില്ലല്ലോ ആഹ് ശരിയാ അതൊരു ഇതാണ് ശരിക്ക് അവരാണ് കാണണ്ടത് അവരാണ് കാണണ്ടത് അങ്ങനെ

നീല നീല നിറത്തിലുള്ള വിഗ്രഹവാ നാളെ കൃഷ്ണൻ്റെ നീല നിറത്തിലുള്ള വിഗ്രഹം വേണം ആഹ് അത് അല്ല നീല നിറത്തിലുള്ളതാണ് ഇവിടെ വീട്ടി ഇരിക്കുന്നത് അത് ഏത് ഏതായാലും നമുക്ക് വെക്കാം ആഹ് ഏത് വേണേലും നമുക്ക് വെക്കാം കുഴപ്പമില്ല കൃഷ്ണവിഗ്രഹം ആകണമെന്നേ ഉള്ളു

ഇന്നത്തെ ദിവസം എല്ലായിടവും കാണും കൃഷ്ണവിഗ്രഹം എല്ലാരും ഇന്ന് വാങ്ങിക്കുകയും

ആഹ് ഒരുക്കത്തിലാണ് എല്ലാ വീടുകളിലും ഇപ്പൊ ഒരുക്കിക്കൊണ്ടിരിക്കുവായിരിക്കും അമ്മമാര് പൂക്കളും വെക്കാറുണ്ട് അല്ലെ ചിലരൊക്കെ

പൂക്കളെ പൂക്കൾ പുഷ്പങ്ങൾ ആഹ് പുഷ്പങ്ങള് വെക്കാറുണ്ട് പിന്നെ മഞ്ഞ പൂക്കള് കിട്ടുവാണെങ്കി നല്ലത് അല്ലാതെയും വെക്കാം

പിന്നെ ചിലര് ഇപ്പോൾ കൂടുതലൊന്നും കൂടെ അങ്ങ് ഇതാക്കും പണ്ടൊക്കെ എന്ന് പറയുന്നത് ഒരു വിശ്വാസമായിരുന്നു ഇപ്പോൾ കൂടുതലും ഒരു ഒരു രസത്തിനു വേണ്ടിയും ചെയ്യുന്നവരുണ്ട്

ഇപ്പോൾ എല്ലാവർക്കും പിള്ളേരുടെയൊക്കെ ആയാലും കൃഷ്ണനെയൊക്കെ ഒരുക്കി ചിത്രങ്ങൾ എടുക്കുന്നത് അതൊക്കെ ഇപ്പൊ ഒരു ഇതായിട്ട് മാറിയിരിക്കുഅല്ലെ ആഹ് ഇപ്പോഴ് ഒരു ഇതായിട്ട് മാറിയിരിക്കുകയാണ് ചിത്രങ്ങൾ എടുക്കാൻ ആയിട്ടും

ആഹ് ഇപ്പോന്ന് പറഞ്ഞാൽ കുട്ടികളെ അതിൻ്റെ അകത്ത് ഇരുത്തുക അങ്ങനെയൊക്കെ ഒരു ഇതിപ്പോ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മില് വ്യത്യാസമുണ്ട് ഉം കൃഷ്ണൻ്റെ അമ്പലത്തിലൊക്കെ ഭയങ്കര ആഘോഷം ആയിരിക്കും നാളെ ആഹ് നാളെ ഭയങ്കര ആഘോഷം ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് പ്രസിദ്ധമായൊരു അമ്പലമുണ്ട്

ആഹ് ഹാ നല്ലതാണല്ലോ നല്ലതാ നാളെ വൈകീട്ടൊക്കെ പോയി കാണണം അത് ആഹ് ആഹ് ആഹ് അത് നല്ലതാ അപ്പൊ നാളെ ഒരു ആഘോഷമാണ് മൊത്തത്തില് രാവിലെ എഴുന്നേൽക്കുമ്പോ തൊട്ട് അതെ പിന്നെ നാളെ അച്ഛനും അമ്മയും ഒക്കെ വിഷുകൈനീട്ടമൊക്കെ താറുമായിരിക്കും അല്ലോ തരും തരും നമ്മള് തരു നമ്മള് വാങ്ങും ചെയ്യണം നമ്മള് കൊടുക്കും ചെയ്യണല്ലോ അതെ അതൊക്കെ പണ്ടൊക്കെ ഒരു ഇതൊക്കെ ഒരു രാസമായിരുന്നല്ലേ

ആഹ് കളിച്ചു നടക്കുന്നതും ഊഞ്ഞാൽ ആടുന്നതും ഒക്കെ ഒരു രസമായിരുന്നു ഇപ്പോഴ് പക്ഷേ ഒത്തിരി മാറ്റങ്ങൾ വന്നു ഇപ്പോൾ പണ്ടത്തെ അത്രയും ഇല്ല പിന്നെ പക്ഷേ എല്ലാ ഇപ്പോൾ ഈ ഒരുക്കുന്നതൊക്കെ ഇപ്പോ പണ്ടത്തേക്കാളും നല്ല കൂടുതൽ ഒത്തിരി നല്ലതായി പണ്ടൊക്കെ ന്നു പറഞ്ഞ ഇത്ര ഇതായിട്ടില്ലായിരുന്നു നല്ല വശം ഉണ്ട് പിന്നെ കൂടുതൽ അങ്ങ് ഇല്ലേ വേണ്ടാത്ത രീതിയിലും പോകുന്നുണ്ട് ആഹ് അത് ശരിയാ അതെ പിന്നെ എല്ലാ വീടുകളിലും ഇപ്പൊ ഒരുക്കം ആയിരിക്കും അവിടെയും എല്ലാരും വിളിചോ ഒരുക്കുന്നഒക്കെ വിളിച്ചു വിളിച്ചു പിന്നെ കൃഷ്ണവിഗ്രഹം എന്ന് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതായിരുന്നു ആഹ് കഴിഞ്ഞ തവണ വാങ്ങിയതാ വീട്ടിലെ അമ്മുൻ്റെ വീട്ടില് ഇല്ലായിരുന്നു അപ്പൊ അവര് പോയി വാങ്ങി വച്ചു

നീല നീല നിറത്തിലുള്ളത് ആഹ് അതെ

പടിഞ്ഞാറും വാങ്ങിച്ചു ഉം അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ അവിടെ കൃഷ്ണൻ്റെ അമ്പലമൊക്കെ ഇല്ലേ

നാളെ പോവണമെന്നുണ്ട് രാവിലെ പോകുന്ന കാര്യവാ രാവിലെ പിന്നെ ആഹ് നോക്കാം ന്നു പറഞ്ഞു രാവിലെ രാവിലെ പോയാ അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് രാവിലെ പോകുന്നതിനു അതെ

അത്ര രാവിലെ ആ അമ്പലത്തിൽ പോകുന്നെൻ്റെ സുഖമൊന്നു വേറെയാ ഉം അങ്ങനെ പിന്നെ വേറെ എന്തൊക്കെയാണ് വിഷു ആയിട്ട് ഇതൊക്കെത്തന്നെ ഇതെല്ലം ഒരുക്കീട്ടു ഒന്ന് നേരത്തെ കിടക്കണം രാവിലെ എണീക്കണ്ട ഞാനിവിടെ ഇങ്ങനെ ഒരുക്കം നടക്കുകയാണ് കുട്ടികൾ രണ്ടും അപ്പർത്തുണ്ട് ഒരുക്കം നടക്കുന്നു സാധാരണ അവധി ദിവസങ്ങളിലൊക്കെ ആയിരുന്നു സാധാരണ വിഷു വരുന്നേ അല്ല്യോ ആഹ് ഇവിടെ അവധിയാണല്ലോ ഇവിടെ അവധി തുടങ്ങിയല്ലോ വേനൽക്കാല അവധി തുടങ്ങിയല്ലോ രണ്ടു മാസത്തേക്ക് ആഹ് ഇവിടെ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു അവധി ആയിരുന്നു കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ആണെന്ന് തോന്നുന്നു അവധി സമയം ആണെന്ന് തോന്നുന്നു ഇവിട പിന്നെ ഈ സമയത്ത് ഇവിടെ നമ്മുടെ നാ കേരളത്തിലെ കൂട്ടല്ലല്ലോ ഇവിടെ ഇപ്പൊ ആഹ് അടുത്ത അടുത്ത വർഷത്തെ ആഹ് ഈ പഠനം തുടങ്ങീട്ടുണ്ട് ഇപ്പൊ അങ്ങനെ അതുകൊണ്ട് ഈ മാസം ഈ മാസം അവസാനം വരെ കാണും അതുകൊണ്ട് കുട്ടികൾക്കങ്ങനെ അവധിയൊന്നും ഇല്ല ഈ മാസം അഹ് ഈ മാസം കൂടെ കാണും

അതെ പൂജാമുറിയില് ഗണപതി വിഗ്രഹം മേടിച്ചായിരുന്നു ഗണപതി വിഗ്രഹം ഇല്ല അല്ല മേടിച്ചോ ന്നു ചോദിച്ചാൽ ഇതിനു വേണ്ടിട്ടല്ല മേടിച്ച മേടിച്ചിട്ടുണ്ടോ ന്നു ഞാൻ ചോദിക്കുവാ ഇല്ല ഇല്ല അല്ല ഇവിടെ ചെറിയ ഒരെണ്ണം ഇരിപ്പുണ്ട്

ഇപ്പൊ ഞാനങ്ങള് അവിടെ പോയാരുന്നല്ലോ അമ്പലങ്ങളൊക്കെ തീർത്ഥാടന യാത്ര ആഹ് ആദിയോഗി ഇല്ലേ ശിവൻ ശിവ ഭഗവാൻ ആഹ് അതിൻ്റെ ഒക്കെ ഇത് വാങ്ങിയായിരുന്നു ചെറുത് ആണോ വിഗ്രഹം

ഓ ആയിരുന്നു

ശരിക്കും പറയാ നല്ലതായിരുന്നു ശരിക്കും പറഞാ നമ്മളതൊക്കെ കാണണ്ട കാര്യങ്ങളാ ആണല്ലേ ആഹ് ഒരു പുതിയൊരു അനുഭവമായിരുന്നു ല്ലേ അല്ലെ ഇങ്ങനെയും ഉണ്ട് ഉം മൈ നമ്മുടെ മനസ്സും ശരീരവുമൊക്കെ നല്ല ശാന്തത ശാന്തതയും സമാധാനവും ആവും ല്ലേ ഇതൊക്കെ കഴിയുമ്പോ ആഹ് ഇത്രനാളും അങ്ങനത്തെ ഒരനുഭവം ഉണ്ടായിട്ടില്ല ഇപ്പൊ അല്ലെ ആദ്യമായിട്ടാ ഇത്രയും രണ്ടുമൂന്നു ദിവസത്തെ എത്ര ദിവസത്തെ

മൂന്നു ദിവസം

നമുക്ക് പക്ഷെ അന്നേരം ആ വണ്ടിയിലിരിക്കുമ്പോ അങ്ങനെ ക്ഷീണം ഒന്നും തോന്നത്തില്ല പൊതുവെ ഇനി ഭഗവാനെ കാണുന്നത്കൊണ്ടായിരിക്കും ഉം പക്ഷെ നമ്മള് അല്ലാതെ വേറെ എവിടേക്കൊക്കെ പോവ്വാണെങ്കിൽ നമ്മക്ക് എഴുന്നേൽക്കാൻ ഒന്നും പറ്റത്തില്ല ഇതങ്ങനെ അല്ലായിരുന്നു അത് നല്ലതാ എല്ലാം കാണാനും അതിനും വേണം ഒരു ഭാഗ്യം

പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള് തീർത്ഥാടനം കഴിഞ്ഞു ഇനി എവിടെ എങ്കിലും പോകുന്നതിനെക്കുറിച്ച് പോണം ന്നിങ്ങനെ പറയുന്നുണ്ട് എവിടേലും പോണം തീർത്ഥാടന യാത്ര പളനി അവിടെ എല്ലാം കണ്ടില്ലേ എല്ലാം കണ്ടു ഉം hello നമസ്ക്കാരം. എൻ്റെ പേര് ശിബിലി സുഹൈബ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ പറ്റിയാണ്. സ്വാതന്ത്ര്യസമരക്കാലത്ത് സ്വാതന്ത്ര്യപ്രസ്ഥാനം നയിച്ചിരുന്ന നേതാക്കൾക്ക് പൗരാകവകാശങ്ങളുടെ പ്രാധാന്യം ബോധ്യപ്പെട്ടിരുന്നു. british ഭരണാധികാരികൾ ജനങ്ങളുടെ അവകാശങ്ങളെ ബഹുമാനിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് വളരെ മുൻപ് ആയിരത്തിത്തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ മോത്തിലാൽ നെഹ്‌റു committee പൗരാകവകാശങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി

ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഭരണഘടനയിൽ പൗരാവകാശങ്ങൾ ഉൾപെടുത്തിയേക്കണമെന്നതിനെ കുറിച്ചും സംരക്ഷിക്കപ്പ~ സംരക്ഷിക്കപ്പെടണമെന്നക്കുറിച്ചും രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നു. സംരക്ഷിക്കേണ്ട അവകാശങ്ങളുടെ ഒരു പട്ടിക ഭരണഘടന തയ്യാറാക്കി. അതിനെയാണ് മൗലികാവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. മൗലികം എന്ന വാക്ക് ഈ അവകാശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നു സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈ അവകാശങ്ങൾ പ്രത്യേകം പട്ടികയായി അവയെ സംരക്ഷിക്കുന്നതിന് പ്രത്യേക വ്യവസ്ഥകൾ നൽകിയതും. മൗലികാവകാശങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആയതിനാൽ പൗരന് ലഭിച്ചിട്ടുള്ള ഈ അവകാശങ്ങൾക്ക് government ലംഘിക്കാതിരിക്കാൻ പ്രത്യേക വ്യവസ്ഥകളും ഭരണഘടനവകുപ്പ് നൽകുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന സാധാരണ അവകാശങ്ങളിൽനിന്ന് മൗലികാവകാശങ്ങൾ വേറിട്ടു നിൽക്കുന്നു. സാധാരണ അവകാശങ്ങൾ നിലവിലുള്ള സാധാരണ നിയമത്തിന് വിധേയമായതും സംരിഷപെട്ടികരിക്കുമാണ്. മൗലികാവകാശങ്ങൾ രാജ്യത്തിന് ഭരണഘടനയാണ് സംരക്ഷിക്കുന്നത്, സംരക്ഷണം ഉറപ്പുനൽകുന്നതും. നിയമനിർമ്മാണസഭകൾക്ക് സാധാരണ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ സാധാരണ നിയമനിർമ്മാണ മാറ്റം വരുത്തും. അതുപോലെ എന്നാൽ മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ ഭരണഘടനതന്നെ ഭേദഗതി ചെയ്യണം. മാത്രമല്ല government ന്‍റെ ഘടകങ്ങൾക്കൊനിന്നും ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ അനുമതിയില്ല. government ന്‍റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും അവകാശത്തിന് എതിർപ്പുണ്ടായാൽ executive ആണ് ഇതിനെ പരിഹരിക്കുന്നത്. പ്രവർത്തികൾ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന ധിധ~ വിധത്തിലോ അവകാ~ അഹ് അകാരണമായി അവരെ നിയന്ത്രിക്കുന്നവിധത്തിലോ ആവുകയാണെങ്കിൽ അത്തരം നടപടികൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാൻ നീതിന്യായവിഭാഗത്തിന് കഴിയും. അതെ സമയം മൗലികാവകാശങ്ങൾ പരിപൂർണമെന്നോ അപരിതമാണെന്നോ കരുതാൻ ആവില്ല. മൗലികാവകാശങ്ങളിൽ government ന് ചില നിയന്ത്രണങ്ങൾ വരുത്താൻ സാധിക്കും. മൗലികാവകാശങ്ങളുടെ വിഭാഗങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ part മൂന്ന് മൗലികാവകാശങ്ങളുടെ ആറ് വിഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൗലികാവകാശങ്ങൾ പ്രധാനമായും പത്തിനാറെണ്ണമാകുന്നു. അയിലൊന്നാണ് സ്വാതന്ത്യ്രത്തിനുള്ള അവകാശം സ്വാതന്ത്യ്രത്തിനുള്ള അവകാശം. ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥകള്‍ക്കും വിവിധ വശങ്ങളുണ്ട്. അത് ജനാധിപത്യ പരിസ്ഥിതിക്കടിസ്ഥാനമാകുന്നു. ഈ അവകാശം ഇല്ലാതെ മറ്റു അവകാശങ്ങൾ അർത്ഥശൂന്യങ്ങളാണ്. ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് December ലാണ് ദക്ഷിണാഫ്രിക്കയിൽ ഭരണഘടന നിലവിൽ വരുന്നത്. വർണ്ണവിവേചന government പ~ പിരിച്ചുവിട്ടതിനെതിരെ തുടര്‍ന്ന് ആഭ്യന്തര കാലപ~ കലാപത്തിന് ഭീഷണി ഉയർന്നുവന്ന കാലത്ത് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതും നടപ്പാക്കുന്നതും ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയുടെ മൂലക്കല്ലാണ് Bill of Rights എന്ന് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന പ്രഖ്യാപിക്കുന്നു. വര്‍ഗ്ഗം, ലിംഗം, ഗർഭധാരണം, ക~ ശരീരവ്യവസ്ഥ, വംശീയത അല്ലെങ്കിൽ സാമൂഹിക~ സാമൂഹിക അബലത, നിറം, പ്രായം, വികലാംഗത്വം, മതം, മനസ്സാക്ഷി, വിശ്വാസം, സംസ്‌കാരം, ഭാഷ, ജനനം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം അത് വിലക്കുന്നു. ഒരുപക്ഷെ ഏറ്റവും വിപുലമായ തരത്തിലുള്ള അവകാശങ്ങളാണ് പൗരൻമാർക്ക്‌ ഭരണഘടന ഉറപ്പുനൽകുന്നത്. ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അവകാശങ്ങൾക്ക് ഒരു പ്രത്യേക കോടതി നടപ്പാക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില അവകാശങ്ങൾ താഴെ കൊടുക്കുന്നു. അന്തസ്സിനുള്ള അവകാശം, സ്വകാര്യതയ്ക്കുള്ള അവകാശം, നീതിപൂർവ്വമായ തൊഴിൽ മ~ മര്യാദകൾക്കുള്ള അവകാശം, ആരോഗ്യക~ ആരോഗ്യമായ പരിസ്ഥിതിയുള്ള അവകാശം, അവകാശം, ആരോഗ്യ പരിപക്ഷ~ ഭക്ഷണം, വെള്ളം, സാമൂഹിക സുരക്ഷ എന്നിവക്കുള്ള അവകാശം, കുട്ടികൾക്കുള്ള അവകാശങ്ങൾ, പ്രാഥമികവും ഉയർന്നതുമായ വിദ്യാഭ്യാസത്തിനും അവകാശം, സംസ്‌കാരികവും മതപരവും ഭക്ഷണപരവുമായ സാമൂഹിക അവകാശം, വിവരാവകാശം. ഭരണഘടനയുടെ പതിനാലാം~ പതിനാലുമുതൽ പതിനെട്ടുവരെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുന്ന മൂന്നാം ഭാഗത്തിലെ ആദ്യത്തെ മൗലികാവകാശമാണ് അത്. നിയമത്തിന് മുൻപിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം. പതിനാലാം വകുപ്പിലാണ് ഇത് പറയുന്നത്. ഭരണഘടനയിലെ പതിനാലാം വകുപ്പിൽ ഇപ്രകാരം പറയുന്നു. ഇന്ത്യക്കകത്ത്‌ ഒരു വ്യക്തിക്കും നിയമത്തിനുമുൻപിൽ സമത്വം നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം ശരിക്ക് അറിയും. നിയമത്തിന്‍റെ മുന്നിൽ സമത്വമെന്നത് ബ്രിട്ടീഷ് പൊതുനിയമത്തിന്‍റെ ആശയമാണ്. എന്നാൽ നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം എന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുയർന്നുവന്ന ആശയമാണ്. ഇന്ത്യയിലെ നിയമ~ നിയമഭരണത്തിന്‍റെ അടിസ്ഥാന ശീലങ്ങളാണവ. നിയമത്തിനുമുൻപിൽ സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവും. നിയമത്തിനുമുൻപിൽ സമത്വം എന്നതിന് അർത്ഥം പദവിയോ സമ്പത്തോ നോക്കാതെ എല്ലാ വ്യക്തികളെയും ഒരേ നിയമത്തിനും കോടതിനടപടിക്കും വിധേയമാക്കുന്നാണ്. നിയമം മുഖേനെ തുല്യ സംരക്ഷണം എന്നതിന് അർത്ഥം നിയമത്തിനുമുന്നിൽ എല്ലാ വ്യക്തികളും തുല്യരാണെന്നും തുല്യമായ സാഹചര്യത്തിൽ തുല്യമായ സംരക്ഷണം അവർക്ക് ലഭിക്കുന്നുമാണ്. അടുത്തത് വിവേചനത്തിൽ നിന്നും സംരക്ഷണം. പതിനാലാം വകുപ്പിലാണ് ഇത് പറയുന്നത്. ഭരണഘടനയുടെ പതിനാലാം വകുപ്പ് മതം, വർഗ്ഗം, ജാതി, ലിംഗം, ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഉള്ള വിവേചനം നിരോധിക്കുന്നു. ഗാന്ധിജിയുടെ സാമൂഹിക സമത്യ സി~

പൊതുവിനോദസ്ഥലങ്ങൾ അല്ലെങ്കിൽ രാഷ്ടത്തിന്‍റെ ധനമുപയോഗിച്ച് സംരക്ഷിക്കുന്ന പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഒരു വ്യക്തി പ്രവേശനം നിഷേധിക്കരുത്. അടുത്തത് അവസര സമത്വം. പതിനാറാം വകുപ്പിലാണ് ഇത് പറയുന്നത്. ഭരണഘടനയുടെ പതിനാറാം വകുപ്പിൽ സർക്കാർ ജോലിയുടെ കാര്യത്തിൽ പൗരന്മാർക്ക് അവസര സമത്വം നൽകുന്നു. രാഷ്ട്രത്തിന്‍റെ കീഴിൽ വരുന്ന ഏതു സ്ഥാപനത്തിലേക്കും തൊഴിൽ നിയമത്തിനും ഇത് ബാധകമാണ്. എന്നാൽ ഈ അവകാശം രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് മാത്രമേ ഉള്ളു.